ഈ ഫോണിന്റെ കവർ ഞാൻ ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചെങ്കിലും എവിടെയും കിട്ടിയില്ല അവസാനം ഇതുപോലൊരു ഷോപ്പിൽ നിന്നാണ് എനിക്ക് കവർ കിട്ടിയത്.

ആനയെ കുളിപ്പിക്കുന്നതാണോ ആന കുളിക്കുന്നതാണോ എന്ന് വ്യക്തമല്ല എങ്കിലും ആന വെള്ളത്തിലാണുള്ളത്.

എങ്കിലും നല്ല രസമുള്ള ഒരു ഫോട്ടം ആയിട്ട് എനിക്ക് തോന്നുന്നു.

ഈ ഫോട്ടോയിലെ ഭായിയെ കാണാൻ രസമില്ലെങ്കിലും ബാക്കിയിലെ ബാർബർ ഷോപ്പിൽ നിൽക്കുന്ന ആളെ കാണാൻ രസമുണ്ട്.

അത്രയും നല്ല രീതിയിലാണ് വർണശലഭമായി ഇഡെ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്.

ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചെടികൾ വാങ്ങിക്കൊണ്ടുപോയി നിങ്ങളുടെ സ്വന്തം വീട്ടിൽ നട്ടുവളർത്തുകയും അവയെ പരിപാലിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതാണ്.

ഇവിടെ ഒരു സെക്യൂരിറ്റി ഇരിക്കുന്നതായിട്ട് കാണാം ഈ കല്യാണ പന്തലിലേക്ക് കയറി പോകുന്നവരെ--

ഊർജം സ്വലതയുടെ വർക്ക് ചെയ്യുന്ന ഒരു ബേക്കറി ആയിട്ടാണ് എനിക്ക് തോന്നിയത്.

ഇതാണ് മക്കളെ നമ്മടെ കാസർഗോഡൻ തട്ടുകട കാസർഗോഡൻ തട്ടുകടയിലെ സ്പെഷ്യൽ എന്താണെന്നു വെച്ചുകഴിഞ്ഞാൽ നമ്മടെ ചറുമുറു തന്നെ.